LibreOfficeMathനെക്കുറിച്ചുള്ള ശബ്ദ ട്യൂട്ടോറിയലിലേയ്ക്ക് സ്വാഗതം
ഈ ട്യൂട്ടോറിയലില് നമ്മള് പഠിക്കുക എങ്ങനെയാണ് മാട്രിക്സ് എഴുതുക മാത്രമല്ല ഒരു പ്രത്യേക ക്യാരക്റ്ററില് എക്വേഷനുകള് അലൈന് ചെയ്യുക എന്നും ഇതിനായി നമുക്കാദ്യം മുന് ട്യൂട്ടോറിയലുകളില് ഉണ്ടാക്കിയ വ്രൈട്ടർ ഡോക്യുമെന്റ് തുറക്കാം mathexample1ഓഡ്റ്റ്
നമ്മള് മുമ്പ് Mathഉപയോഗിച്ച് എഴുതിയ എല്ലാ ഫോര്മുലകളും ശ്രദ്ധിക്കുക
ഇനി നമുക്ക് പ്രമാണത്തിന്റെ അവസാന പേജിലേയ്ക്ക് സ്ക്രോള് ചെയ്ത് പോയി പുതിയൊരു പേജിലേയ്ക്ക് പോകാന് കണ്ട്രോൾ Enter അമര്ത്തുകയും ചെയ്യുക
മാത്ത് നെ ഇൻസെർട്ട് മെനുവില് ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്നിട്ട് ഒബ്ജക്ട് ഉം തുടര്ന്ന് ഫോര്മുലയും വിളിക്കുക
മാത്ത് ന് ഒരു മാട്രിക്സ് നെ പ്രകടിപ്പിക്കാന് അതിന്റേതായ വരികളും കൂടാതെ ഘടകങ്ങളുടെ കള്ളികളുമുണ്ട്
ഇതിനോടകം തന്നെ എഴുതിയ ഉദാഹരണങ്ങളുള്ളതിനാല് എനിക്ക് സമയം ലാഭിക്കാന് സാധിക്കും
ഞാനവ കോപ്പി പേസ്റ്റ് ചെയ്യും
ഈmatrix ന്2 വരികളും 3 കള്ളികളുമുണ്ട്
നമ്മള് മാര്ക്കപ്പായി മാട്രിക്സ് ഉപയോഗിക്കുകയുംFormula എഡിറ്റർ windowയില് എല്ലാ ഘടകങ്ങളും വളഞ്ഞ ബ്രാക്കറ്റില് ഉള്പ്പെടുത്തുകയും ചെയ്യും
ഒരു വരിയിലുള്ള ഘടകങ്ങള് ഒരു ഹാഷ് ചിഹ്നം കൊണ്ട് വേര്പെടുത്തപ്പെട്ടിരിക്കുമെന്ന് ശ്രദ്ധിക്കുക
കൂടാതെ വരികള് രണ്ട് ഹാഷ് ചിഹ്നങ്ങള് കൊണ്ടും
ബ്രാക്കറ്റിലുള്ള മാട്രിക്സുകള് അടയ്ക്കാന് പാരാന്തസിസ് ഉപയോഗിക്കുക
ഇനി ബ്രാക്കറ്റുകള് ചെറുതാണെന്നും മാട്രിക്സിലെ എല്ലാ ഘടകങ്ങളും പൂര്ണ്ണമായും ഒതുങ്ങുന്നില്ല എന്നും ശ്രദ്ധിക്കുക
ഓരോ ഘടകങ്ങളും ഒരേ വലിപ്പമുള്ളവയാണ് അതിനാല് മാട്രിക്സിന്റെ അളവില് അളക്കാവുന്നതല്ല
ഇത് പരിഹരിക്കാന് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് എന്നീ വാക്കുകള് ഉപയോഗിക്കാം ഇത് ഓപ്പണ് ബ്രാക്കറ്റിനു മുമ്പ് ലെഫ്റ്റ് ആണ് കൂടാതെ ബ്രാക്കറ്റ് അടയ്ക്കുന്നതിനു മുമ്പ് റൈറ്റ് ഉം ആയിക്കൊണ്ട് ബ്രാക്കറ്റുകള് അളക്കാവുന്നവയാക്കുന്നു
അടുത്ത ഉദാഹരണം ഞാന് കോപ്പി പേസ്റ്റ് ചെയ്യട്ടെ
അതിനാല്4 ബി1 മാട്രിക്സ് എന്നത് സ്ക്രീനില് കാണുന്നതുപോലെയിരിക്കും
Writerചാര ബോക്സിലുള്ള അളക്കാവുന്ന ബ്രാക്കറ്റുകള് ശ്രദ്ധിക്കുക
മാട്രിക്സിനുള്ള മാര്ക്കപ്പ് സ്ക്രീനില് കാണിച്ചിരിക്കുന്നു
ഇവിടെ നമുക്ക് പാരന്തസിസിനു പകരം ചതുര ബ്രാക്കറ്റുകളുപയോഗിക്കാം
അതിനാല് മാട്രിക്സ് മാര്ക്കപ്പ് ഉപയോഗിച്ച് നമുക്ക് ഏത് അളവുകളുടെയും മാട്രിക്സുകള് എഴുതാന് സാധിക്കും
മാട്രിക്സ് അഡീഷന് നമുക്ക് ഒരു ഉദാഹരണമെഴുതാം
ഫോർമുല എഡിറ്റർ Windowല് ഒരു പുതിയ വരിയിലേയ്ക്ക് നമുക്ക് പോകാം
ഒഴിഞ്ഞ വരികള് ചേര്ക്കാന് നമുക്ക് Enter കീ രണ്ടുതവണ അമര്ത്താം
നമുക്കാദ്യംസ്ക്രീനില് കാണിച്ചിരിക്കുന്നതുപോലെ രണ്ട് ഉദാഹരണങ്ങള് 2 ബി 3 മെട്രിക്സ് വശങ്ങളിലായി നല്കാം
അടുത്തതായി നമുക്ക് ഈ രണ്ട് മെട്രിക്സിനും ഇടയിലായി പ്ലസ് ചിഹ്നം അധികം ചേര്ക്കുന്നു എന്നത് സൂചിപ്പിക്കാനായി നല്കുക
ഇതു ചെയ്യാന് നമുക്ക് അനായാസമായി വ്രൈട്ടർ ഗ്രേ boxല് ഉള്ള വിടവില് ക്ലിക്ക് ചെയ്യാം
ഈFormula എഡിറ്റർ വിൻഡോ യില് ഉള്ള കേഴ്സര് ഇവിടെ രണ്ട് മാട്രിക്സ് ഉയര്ച്ചകള്ക്കിടെ വെച്ചിരിക്കുകയാണ്
ഈ രണ്ട് മെട്രിക്സുകള്ക്കിടെ പ്ലസ് ടൈപ്പ് ചെയ്യുക ഇപ്പോള് ഒരു പ്ലസ് ചിഹ്നമുണ്ട്
അടുത്തതായി നമുക്ക് ഇക്വൽ ടോ ചിഹ്നം നീണ്ട വിടവുകളുടെ അറ്റത്ത് ചേര്ക്കാം എന്നിട്ട് വലത്തായുള്ള മൂന്നാമത്തെ മെട്രിക്സ് അധികമുള്ളതെന്ന് സൂചിപ്പിക്കുന്ന
നമ്മുടെ ഉദാഹരണത്തില് ഗ്രീക്ക് കാരക്റ്ററുകള് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക
അതിനാല് ചേര്ത്തതിന്റെ ഫലങ്ങള് രണ്ട് മെട്രിക്സുകളിലുമുണ്ട്
നമുക്ക് ജോലി സേവ് ചെയ്യാം
അടുത്തതായി നമുക്ക് മാട്രിക്സിനെ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാല് എന്ത്സംഭവിക്കും എന്നതിനൊരു ഉദാഹരണം കാണാം
നമ്മള്2 ബി 3 മാട്രിക്സ് എന്ന് എഴുതുകയും അതിനെ 4 കൊണ്ട് ഗുണിക്കുകയും ചെയ്യും
നമ്മളാദ്യം4 ടൈംസ് എന്ന് മാട്രിക്സിനെ തുടര്ന്ന് എഴുതും
നമുക്ക് മാട്രിക്സ് FEWലേയ്ക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം
അടുത്തതായി നീണ്ട വിടവുകളുള്ള അവസാനത്തില് മാട്രിക്സ് ഉല്പന്നത്തെ തുടര്ന്ന്equal ടോ ചിഹ്നം നല്കുക
മാട്രിക്സ് ഉല്പന്നത്തിനു വേണ്ടി ഞാന് മാര്ക്കപ്പ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു
അതിനാല്2 ബി 3 മാട്രിക്സിനെ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുന്ന ഒരു ഉല്പന്നം ഉണ്ട്
ഇനി നമുക്ക് മെട്രിക്കുകള് ഫോര്മാറ്റ് മെനുവില് ക്ലിക്ക് ചെയ്ത് ഫോണ്ട് ഫോണ്ട് വലിപ്പങ്ങള് അലിന്മെന്റ് അല്ലെങ്കില് സ്പേസിംഗ് മുതലായവയില് ക്ലിക്ക് ചെയ്ത് ഫോര്മാറ്റ് ചെയ്യാം
ഉദാഹരണത്തിന് നമുക്ക് സ്പേസിംഗ് തിരഞ്ഞെടുക്കാം
വലതു വശത്തെ ഡ്രോപ് ഡൌണ് വിഭാഗത്തില് മാട്രിക്സ് തിരഞ്ഞെടുക്കാം
എന്നിട്ട് ലൈന് സ്പേസിംഗ് 20 ശതമാനവും കോളം സ്പേസിംഗ് 50 ശതമാനവും ആകി മാറ്റുക
ഒക് ക്ലിക്ക് ചെയ്യുക
മെട്രിക്സും കൂടാതെ അവയുടെ ഘടകങ്ങളും എങ്ങനെയാണ് സ്പേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക
നമുക്ക്File കൂടാതെSave എന്നിവയില് ക്ലിക്ക് ചെയ്ത് ജോലി സേവ് ചെയ്യാം
ഇനി നമുക്കും മെട്രിക്സ് ഉപയോഗിച്ച് രണ്ടോ മൂന്നോ ഇക്വേഷനുകള് എഴുതുകയും ഒരു പ്രത്യേക ക്യാരക്റ്ററില് അവയെ അലൈന് ചെയ്യുകയും ചെയ്യാം
ഉദാഹരണത്തിന് നമുക്ക് സമാന്തരമായ ഇക്വേഷനുകള് എഴുതുകയും അവയെ ഇക്വൽ ടോ കാരക്റ്ററില് അലൈന് ചെയ്യുകയും ചെയ്യാം
നമുക്ക് ഒരു ജോടി ഇക്വേഷനുകള് സ്ക്രീനില് കാണിച്ചിരിക്കുന്നതുപോലെ എഴുതാം
അവequal ടോ ക്യാരക്റ്ററില് നല്ല രീതിയില് അലൈന് ചെയ്യപ്പെട്ടിരിക്കുന്നതായി ശ്രദ്ധിക്കുക
അതിനാല് നമുക്ക് ഇവിടെ അവയെ അലൈന് ചെയ്യാന് മാട്രിക്സ് മാര്ക്കപ്പ് ഉപയോഗിക്കാം
നമുക്ക് ഓരോ ഭാഗവും ഇക്വേഷനില് വേര്പെടുത്താം കൂടാതെ ഭാഗങ്ങള് മാട്രിക്സിന്റെ ഭാഗമായി കണക്കാക്കുകയും ചെയ്യാം
ഇവിടെ2x എന്നത് ഒരു ഭാഗമാണ് y ഒരു ഭാഗമാണ് ഇക്വൽ ടോ ക്യാരക്റ്റര് ഒരു ഭാഗമാണ് അങ്ങനെയൊക്കെയാണ്
എന്റര് രണ്ട് തവണ അമര്ത്തുക
മാര്ക്കപ്പ് കോപ്പി പേസ്റ്റ് ചെയ്യുക
കൂടാതെ പുതിയ മാര്ക്കപ്പ് സ്ക്രീനില് കാണിച്ചിരിക്കുന്നതുപോലെയിരിക്കുകയും ചെയ്യും
ഇവിടെ നമ്മള് മാട്രിക്സ് മാര്ക്കപ്പ് ഉപയോഗിച്ചു ഓരോ ഇക്വേഷന് ഭാഗത്തെയും ഒരു ഘടകമായി കാണുകയും അവയെ ചിഹ്നങ്ങള് കൊണ്ട് വേര്പെടുത്തുകയും ചെയ്തു
രണ്ട് ഇക്വേഷനുകളെയും വേര്പെടുത്താന് നമ്മള് ഡബിള് ഹാഷ് ചിഹ്നങ്ങള് ഉപയോഗിച്ചു
അതിനാല് തന്നെ അവ മികച്ച രീതിയില് അലൈന് ചെയ്തിട്ടുള്ള ഇക്വേഷനുകളുടെ ഒരു കൂട്ടമാണ്
നമുക്ക് മറ്റൊരു കൂട്ടം ഇക്വേഷനുകള് എഴുതാം
ഇവിടെ നമുക്ക് ഇക്വൽ ടോ ക്യാരക്റ്ററിന് ഇടത്തും വലത്തുമായി നിര്ത്താന് തുല്യ സംഖ്യകളില്ല
സ്ക്രീനിലുള്ള ഇക്വേഷനുകള് ശ്രദ്ധിക്കുക മാത്രമല്ല അവ ഇക്വൽ ടോ ക്യാരക്റ്ററിനോട് അലൈന് ചെയ്തിട്ടുമില്ല
നമുക്ക് മാര്ക്കപ്പ് വീണ്ടുമെഴുതി അവയെ അലൈന് ചെയ്യാം
എന്റര് രണ്ട് തവണ അമര്ത്തുക
ഞാന് മാര്ക്കപ്പ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു
ഇവിടെ നമ്മള് അലൈന് r കൂടാതെ അലൈന് l എന്നിവയാണ്equal ടോ ക്യാരക്റ്ററിന്റെ ഇടത് വലത് ഭാഗങ്ങളില് നല്കിയത്
മാത്രമല്ല അത് നമ്മളുടെ മികച്ച രീതിയില് അലൈന് ചെയ്തിട്ടുള്ള ഇക്വേഷനുകളുടെ കൂട്ടവുമാണ്
നിങ്ങള്ക്കുള്ള ജോലി ഇതാ 2ക്സ്3 മാട്രിക്സിനെ ഒരു 3ക്സ്1 മാട്രിക്സ് കൊണ്ട് ഗുണിക്കാനുള്ള ഘട്ടങ്ങള് എഴുതുക
ഫോണ്ടുകള് വലിപ്പങ്ങള് സ്പേസിംഗ് മുതലായവ മാറ്റാന് ഫോര്മാറ്റിംഗ് ഉപയോഗിക്കുക
മൂന്ന് ഇക്വേഷനുകളുടെ ഒരു കൂട്ടം എഴുതുക
ഇക്വൽ ടോ ക്യാരക്റ്ററുകളിലേയ്ക്ക് ഇക്വേഷനുകളെ അലൈന് ചെയ്യുക
ഇത് നമ്മളെ മാട്രിക്സ് കൂടാതെ ലിബ്രിയോഫീസ് മാത്ത് ല് അലൈനിംഗ് ഇക്വേഷനുകളെക്കുറിച്ചുള്ള ട്യൂട്ടോറിയലിന്റെ അവസാനത്തില് എത്തിച്ചിരിക്കുന്നു
ചുരുക്കത്തില് നമ്മള് താഴെപ്പറയുന്ന വിഷയങ്ങള് പഠിച്ചു ഒരു മാട്രിക്സ് എഴുതുകയും ഒരു പ്രത്യേക ക്യാരക്റ്ററില് ഇക്വേഷനുകളെ അലൈന് ചെയ്യുകയും ചെയ്യുക തൽക്ക് ടോ a ടീച്ചർ പ്രൊജക്ട് ന്റെ ഭാഗമാണ് ശബ്ദ ട്യൂട്ടോറിയൽ projectനേഷണൽ മിഷൻ ഓൺ എഡ്യൂകേഷൻ ത്രോഗ് ictമെഹർദ് ഇന്ത്യന് സര്ക്കാരാണ് ഇതിനാവശ്യമായ പിന്തുണ നല്കുന്നത്
ഈ പ്രൊജക്റ്റ് സംഘടിപ്പിച്ചത് httpspoken tutorialorg
ഇതിനെക്കുറിച്ചുള്ള കൂടുതല് വിവരങ്ങള് താഴെക്കാണുന്ന ലിങ്കില് ലഭ്യമാണ് httpspoken tutorialorgNMEICT Intro
ഈ സ്ക്രിപ്റ്റ് സംഭാവന ചെയ്തത് അനൂപ്എംആര് ആണ്
നന്ദി പിന്നെ കാണാം